അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് ന വലിയ വീടുകളിൽ പരവതനായിനി വിരിച്ചുകൊണ്ട്--

ദൂരെയുള്ള കെട്ടിടങ്ങളും പോസ്റ്റുകളും ഇവിടെ ദൃശ്യമാകുന്നുണ്ട്.

ഇവിടെ പെട്രോൾ നിറഞ്ഞ ഒരു ടാങ്കർ ലോറി ഉണ്ട്.

ഇത് ഒരു പ്രോഗ്രാം നടക്കുന്ന ഹോളാണ് ഇവിടെ റെഡ് കളറിലുള്ള കുറെ കസേരകൾ നിരത്തിയിട്ടിരിക്കുകയാണ്.

അ ആരും ഇല്ലാത്തത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയയും ഇവിടെ സജീവമാക്കിയിട്ടുണ്ട്.

ഇതൊരു പാർക്ക് ആണ് ഒരു വാട്ടർ പാർക്ക് ആണ് കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ആണ് കുറെ റൈഡുകളും --

ഇത് ഒരു കടൽ തീരമാണ് ഇവിടെ കരിങ്കല്ല് കൊണ്ട് മതിലുകൾ കെട്ടിയിരിക്കുന്നു.

ഇത് ഒരു വീടിന്റെ ഉൾവശമാണ് ഇവിടെ മൂന്ന് റൂമുകൾ ആണ് ഉള്ളത്.